college trip ക്ക് പോയിരുന്നു. ഏജ്‌ജാതി vibe ന്ന് അറിയോ. ആ പറയ് college trip പറഞ്ഞ എന്റെ മോനെ ജീവിതത്തില് ഞാൻ അങ്ങനത്തെ trip പോയിട്ടില്ല.

അയില് അന്റ അനുഭവങ്ങള് എന്തൊക്കെ അയി വണ്ടി കേറിയ വാടെന്നെ ആ അവിടുന്ന് മുതല് പറയ്. വണ്ടി കേറിയ മുതല്. വണ്ടി കേറിയിട്ട് ഞങ്ങള മറ്റേ

അപ്പൊ എന്റെ കുടുംബക്കാര് ഇണ്ടായിനു

എന്ത പുള്ളിടെ പേർ യോ പുള്ളി ഇണ്ടായൊണ്ട് ഞങ്ങക്ക് full ആയിനു. അതെന്നെ ഏറ്റു വലിയ ചടങ്ങ്

അപ്പൊ എന്ത ഉസ്താദ്മാർ ഒന്നു ഇണ്ടായിട്ടില്ല വേറെയും ഉസ്താദ്മാർ ഇണ്ടായിനു ഇയ്യാൾ മൊത്തം നിയന്ത്രിക്ക. എന്താപ്പോ ഇത്?

അമീറ് ന്ന് പറഞ്ഞ പോരാ മ്മ് ഇങ്ങള് ഇവുടുക്ക പോയിന് ഊട്ടിക്കോ ആ route set ആയിക്കുണു. ഓള കേട്ടിട്ടിണ്ട് പഷേ നിക്ക് ഞങ്ങള് stay നിന്നില്ല അവിടെയൊക്കെ ഒരു മാതിരി dark സ്ഥലങ്ങളായിരുന്നു.

കൊയ്യപ്പുല്ലാത്ത സ്ഥലങ്ങളാണ്.

അയിന് മാത്രം തണുപ്പൊന്നില്ല അവിടെ botanical garden നി പോയോ? ആ അലാക്കിന്റെ വെല്യ പൂന്തോട്ടല്ലാ

ആ അയില്ക്ക് പോയിനി ആ ആ ആട പോയിട്ട് എന്തൊക്കെ ആന്ന് അവടെ എന്താ അത് set എന്നെ കൊർച് അത്യാവശ്യം അടിപൊളില് ഏന്നു. അവിടെ കൊറേ എന്താ ആദ്യം തന്നെ ചെല്ലുമ്പോ ഒരു എന്താ പീരങ്കി ആഹ് ആ പരന്നാണ് പ്രദേശം. ആ നല്ല view ഇന്ടായിനു അടിപൊളി ആയിന് ആ . അവിടെ എന്താ അഞ്ചു ഉർപ്യക്ക് ഒരു ചായ തന്നിനു

നാട്ടിലാവുമ്പോ ഏ വേണ്ട് മധുരില്ലാത്ത ചായ ആണുട്ടാ ആരു ഏ chocolate ഒന്നു വേണിച്ചില്ലേ . ചെങ്ങായി അവടെ chocolate വാങ്ങണേൽ കൂടി വിറ്റു എമ്മാതിരി വെലാന്ന് അറിയോ. മ്മ് rate കൂടി സാനങ്ങൾക്കൊക്കെ.

എടാ ചായ factory ഒക്കെ പോയോ ചായപ്പൊടി factory chocolate factory ഒക്കെ. factory ആ അയിക്ക് ഞങ്ങളെ കൊണ്ടോയില്ലസ്താദ്.

അത് ഇണ്ട് പറഞ്ഞിട്ട് അവടക്ക് ഞങ്ങളെ കൊണ്ടോയില്ല. അങ്ങോട്ട്. അവിട എന്തോ time തെകഞ്ഞില്ലാ പറഞ്ഞിട്ട് കാണണം ഇണ്ടായിനു അത് എവിടെയിനു. അത് അയിന്റ മേലേത്ത അത് കൊർച് മേലെയെന്ന് ആ അത് കേറിച്ചെല്ലുമ്പോ തന്നെ ഒരു എന്താ ഒരു കാൾ ഇതു കിട്ടും കയ്യുമ്മ കെട്ടാൻ ഒരു ribbon ആ ribbon ഇട്ടിട്ട് ഞമ്മള് ആയിന്റുള്ളിൽ കേറുവ അപ്പൊ ആയിമ്മല് scan ചെയ്യും.

ആയിന്റ രണ്ടാം ഘട്ടം ന്നിട്ട് പിന്ന അത് ഒണക്കിയിട്ട് പിന്നത്തെ ഘട്ടത്തിൽ അത് എന്താ ക്കും എന്തെ. പൊടി ആക്കും പിന്നെ പിന്നോ വേറൊര് യന്ത്രത്തിൽ അങ്ങനെ പൊടിയാക്കിയിട്ട് അത് വെല്ല്യ പൊടി . ഞമ്മക്ക് ഇതൊക്ക കാണാൻ പറ്റോ ആയിന്റ ഉള്ളിന്ന് ആ അത് ഓല് പറഞ്ഞേരും ആദ്യം എന്താ ഇങ്ങന torch എന്താ ഒരു laser അടിച്ചിട്ട് പറഞ്ഞെരും. ഒരു screen ഇണ്ടാകും അവിടെ കേറി ചെല്ലുന്നോടത് ഇങ്ങനാണ് ഇത് ഇതായി മാർന്നത്‌ ന്ന്‌ ഒക്കെ പറഞ്ഞിട്ട് അത് വെല്യ machine അ കരം. അയില് കൊറേ പ്രവർത്തനങ്ങളിണ്ടാവും അയില്. ഏ ആ machine off ആക്കലിണ്ടാവുല്ല ല്ലേ. അത് full time working ആ.

ഇങ്ങനാ പൊടി വെല്യ വെല്യ പൊടി ആയിട്ടും ചെറിയ ചെറിയ പൊടിയൊക്കെ ആയിട്ട് ഞമ്മക്ക് കടയിന്ന് കിട്ടുല്ലേ എന്താ ഇത്ര പൊടിച്ചിട്ട് മാറ്റി വെക്കണെ കരം വെല്യ പൊടി ഇല്ലത് full ആയി പൊടിഞ്ഞ കരം ഏറ്റവും nice ആയിറ്റ് ഇണ്ടാവൂല്ലേ ഞമ്മളെ അത് വെവ്വേറെ കരം. പിന്നെ chocolate factory പോയി അവടെ.

ആ അയിമക്കൂടി ഒന്ന് ചാടിയിട്ട് പിന്നഅത് ഇങ്ങന ഓലൊരു പാത്രത്ക്ക് ആക്കി പിന്നെ കട്ടപിടിപ്പിച്ച് അങ്ങനെ എന്തൊക്കെയോ ഏ തന്നിട്ടില്ലെന്നു ആ ഏ അതൊന്നു ഇഷ്ടായില്ലെ അവിടെ ഒരു മഖാമത്ത് ഇണ്ടായിരുന്ന് ടാ ആ ആ സ്ഥലത്ത് ആ അവിടെ ഒരു മക്കാം ഇണ്ട് ആ factory യെ കൊർച് മേലെ ആയിട്ട്. എന്താ അത് നല്ലൊരു മഖാമാ . ഏയ് ഓന്ക്ക് ഇന്ന അറിയേ എയ്യുല്ലാ.

ഏ ഞാൻ പിന്ന വിളിക്കെ അയിന് വാണ്ടീറ്റ് ഞാൻ പിന്നാ വിളിക്ക ഇജ്ജ് ഇപ്പൊ ഈ കാര്യത്തി കെടക്ക് മ്മ്

ആ പിന്നെന്താ ആട ഒരു മക്കാമത്ത് ഇണ്ട് അവിടുന്ന് ഞങ്ങൾ ഓളു ഇണ്ടാക്കി. ആ വെള്ളം എമ്മായിരി തണുപ്പ് അറിയോ ആട എന്തോ ഒരു ആ മക്കാമിന്റെ back ഇലായിട്ടെന്നെ എന്തോ ഒരു എന്താ ഇണ്ടായിനു ആയിലാണ് ആ മഹാന് ഇബാദത് ഒക്കെ ചെയ്തതിന് ന്ന്‌ പറിയ്ന്നത്.

ഇന്റെ school ന്ന് ഏടക്കൊക്കെ പോയിട്ടിണ്ട് ഏ tour പോയിക്കണ്.

തിരുപനന്തപുരം ആ അവടെ എന്തേര്ന്നു കാണാന്?

ആ പിന്നെ മൂന്ന് ISRO ഇങ്ങനെ കുത്തനെ നിക്കുന്നെ ഇണ്ട് അയിമ തൊട്ടാ . മ്മ് മ്മ് അയ്‌മ കേറിക്കൂടെ എന്നെങ്കില് അയിമ കേറി പിന്നേയ് ആയിലാണ് ഞാൻ ആദ്യായിട്ട് train ഈ കേറണത്.

ആ ഞാൻ ഈ അടുത്ത് നാഗൂര് പോയിന്

അവിട നാഗൂരൊക്കെ എവിടേ മഖാമുണ്ടോ അവിടെ? ആ ഇണ്ടോ അനക്ക് അറിയില്ല ചെങ്ങായി അപ്പൊ ഇങ്ങള് എപ്പോ കേറിയ അവുടുക്ക് ഒരി ഏർ വെള്ളിയായ്ച്ച ഒരു മൂന്ന് മണിക്കൊക്കെ രാവില മൂന്ന് മണിക്ക് കേറി അവിടെ എത്തണ ഒരു പൈനൊന്ന് മണിക്കൊക്കെയാണ് അതും local ആ പോയത്. .

അപ്പൊ paisa കൊടുക്കണ്ടല്ലോ. paisa കൊടുക്കണം എന്തായാലും പ്രശ്‌നില്ല.

എങ്ങനെ? ആൾക്കാർ അവട നീണ്ട് നിവർന്ന് കടക്കേന്ന് ആ നടക്കണേടത്തകൂടിയൊക്കെ bathroom പോകാൻ ഒന്നു ഒയിവിണ്ടായിരിന്നില്ല അവിടെ seat എന്നെ കിട്ടിയിരിന്നില്ല ഇരിക്കാനൊന്നും. പിന്നെ. മ്മ് അയില് മെച്ചം sleeper ഇ പൊന്ന്യാണ് ഔ അപ്പൊ budget താങ്ങുല്ല . മ്മ് പിന്നെ എന്താ അവടെ ഒരു പൈനൊന്ന് മാണി ഒക്കെ ആയപ്പോ എത്തി പിന്നെ നേരെ നാഗൂർ എത്തിയിട്ട് നടന്ന് എന്താ

നേ നേരെ അവടെ അടുത്തെന്നേ ആണ്. നാഗൂർ railway പാത കയ്യിന് കയിഞ്ഞ ആട stop ഇണ്ട്.

എന്ന എന്താന്ന് മഖാം എന്താണ് അങ്ങനെ എന്തൊക്കെയാണ് അത് അത് ഞാൻ കേട്ടിക്കണല്ലോ ആ അങ്ങനെയാണ് അവിടെ എയിതി വെച്ചെക്കുന്നു ട്ടോ അയാൾക്ക് വേറെ പേരുണ്ടോ അറിയില്ല ആള് വെല്യ മഹാനാണ് എന്താ ഹാജർപ്പാപ്പാന്റെ ആരൊക്കെ ആണെന്ന് പറിയിണ കെട്ടിന

ആ അവർ എന്നിട്ട് മൂന്ന് ഇയിസം നിന്ന് അവട മഖാമില്ല് പോയി ഇരിക്ക വട്ടത്തിലാ

ആ വട്ടത്തില് പറഞ്ഞാല് അവിടുക്ക് കേറി ചെല്ലുമ്പോ തന്നെ കൊറേ മൂന്ന് നാലഞ്ചു വാതിലേറ്റം ഇണ്ടാകും

ഏയ് ആ വാതിൽന്ന് ചവുട്ടാൻ പറ്റൂല്ല ആയിന്റ അടിയിൽ ഞമ്മള് കേറി പോവൂല്ലേ അത് കട്ടിൽമ ചവുട്ടുല്ലേ അങ്ങനെ ചവുട്ടാൻ പറ്റൂല്ല കവാടത്തിന് എന്തൊക്കെ പ്രത്യേകത

അങ്ങനെ അത് അയിന് നേരെ മഖാമ് ചവുട്ടിയ കുരുത്തക്കേട് ഇണ്ടാവോ അറിയാതെ തട്ടിയാലൊന്നും കൊയ്യപ്പുണ്ടാവില്ല ഓ പിന്ന അയിന്റുള്ളിക്ക് നേരെ മഖാമ് അപ്പൊ അയിന് ത്വവാഫെയ്‌യണ രീതിയില്

മ്മ് എന്നിട്ട് അവട മൂന്നിസം നിന്ന് പിന്നാ ഇങ്ങട്ട് പോന്നത് sleeper ലാ അയിന് സുഖായിട്ട് പോരാൻ പറ്റി. മൂന്ന് മണിയായപ്പൊ ഇവിടെ എത്തി.

ആ ഇപ്പ വന്നിക്കുണോ നാട്ടിക്ക്

പെരുന്നാക്ക് വര്ണ്ണിണ്ടെന്ന് പറയുന്നിണ്ടെ എന്നിട്ട് എവ്ടെക്കെലും പോണുണ്ടോ ആ പോവുമായിരിക്കും. ഞങ്ങൾ അധികം പോകല് ഏർ ഇബിടിക്കാണ് കോട്ട കുന്നിക്ക് ഞാൻ പോയിരുന്നു കോട്ടക്കുന്ന് പിന്ന floro fantasy ക്കും പോയിക്കുണു. അവിടെ എന്താപ്പാ കാണാന് അത് എന്ത് സംഭവോ അവിടെ കോട്ടക്കുന്ന് എന്താ വെല്യ ഒരു മല അവടേ കൊറേ park കള് കുട്ടികൾക്ക് . കോട്ടക്കുന്ന് നാഫി എന്റെ എട്ത് എപ്പും പറയും ഞമ്മക്ക് അങ്ങട്ട് പോവലാ അങ്ങട്ട് പോവ്ല്ലാന്ന്

ഇന്ന് നോമ്പ് തൊറക്കാൻ പോയ സമയത്ത് പെരിന്തൽമണ്ണ

ആ

ഇന്ന വിളിച്ചിയ്ന് ഞാൻ പോയി ആ ചെറുക്കൻമാരെ ഒക്കെ കണ്ടു. റാഹത്തായി പോയി

എനിച്ഛ് വരാൻ പറ്റാത്തോണ്ട് ആയിന് ഞാൻ വരാഞ്ഞേ ആ വരാൻ പറ്റാത്തോണ്ട്‌ വെരാണ്ടിന്നെ എനിച്ഛ് മൻസ്‌ലായി കാര്യം. ഞാൻ ഹസ്സന്റെ അദ്ത് വിളിച് പറഞ്ഞിന്

എന്നട്ട് എന്ത് ആട പോയി നല്ല റാഹത്തായി ഭക്ഷണേലു കയിച്ചിട്ട് വന്ന്

നമസ്കാരം നമക്കിന്ന് കുഴിമന്തി ഇണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം കുഴിമന്തിന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ generation ഏറ്റവും കൂടുതൽ ഇഷ്ട്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് കുഴിമന്തി അപ്പൊ കുഴിമന്തി ഇണ്ടാക്കാന് വേണ്ടത് അരി വേണം അതുപോലെ അതിലേക്കില്ലൊരു കോഴി പിന്നെ അതിലെക്കുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് വേണ്ടത് അരീന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ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 അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ അരീന എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം അരമണിക്കൂറ്‍ ഒരു മണിക്കൂറ് കുതിർക്കാൻ വെക്കണം ഇത് കുതിർക്കാൻ വെക്കുന്നതിന് അനുസരിച്ചാണ് അതിൻറെ ചോറിന് മയം വരുന്നത്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

അപ്പൊ നമ്മൾ കോഴി കഴുകിയതിന് നന്നായ് കഴുകിയതിന് ശേഷം കോഴിനെ നല്ല വര ഇട്ടൊടുക്കണം കത്തി കൊണ്ടോ എന്ത് കൊണ്ടെങ്കിലും വര ഇട്ടൊടുക്കണം മസാല പിടിക്കാൻ വേണ്ടീട്ട് എന്നിട്ട് ഈ കോഴീനെയെല്ലാം നമ്മൾ ഏത് ഏത് പത്രത്തിലാണോ ചോറ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പത്രത്തിലിട്ടിട്ട് വെക്കുക അതിലേക്ക് നമ്മള് കൊറച്ച് ഒരു kilo ഏർ അരിയാണ് വെക്കണെങ്കിൽ അയ്ൽത് നമ്മള്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 ഈ വെളുത്തുള്ളി ഇഞ്ചി paste ഉം ഈ masala യ്ക്കിടണം പിന്നെ വേണ്ടത് മാഗി cube മാഗി cube ആണ് ഇതിനെ taste കൂടണ മ കുഴിമന്തിക്ക് taste കൂട്ടണ ഏർ item ആണ് മാഗി cube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 അതിലേക്കൊരു കൊറച്ച് ചെറുജീരകം അതുപോലെ കൊറച്ച് കുരുമുളകും ഒന്ന് ചെറുതായി ചതച്ചിട്ട് അതു ഇടുഅ പിന്ന അതിലേക്ക് വേണ്ടത് കൊറച്ച് മല്ലിച്ചപ്പ് വേണം അത് ചെറുതായിട്ട്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

മസാല ക്കൂട്ട് chicken ൻറെ മസാലക്കൂട്ട് കൊർച്ച് സമയം നമ്മൾ fridge ൽ എടുത്ത് വെക്കുക അപ്പൊ ഞമ്മക്ക് fridge ല് എടുത്ത് വെക്കുന്നെയിന് അനുസരിചിറ്റ് taste കൂടുതൽ വരും ആ സമയത്ത് നമ്മള് അരി വേവിക്കാനുള്ള വെള്ളം വെക്കണം അടുപ്പില് അരി വേവിക്കാനുള്ള വെള്ളത്തില് നമ്മള് കുറച്ച് sunflower oil ഉം അത്പോലെ മേ black lemon കറുത്ത നാരങ്ങ കുറച്ച് പട്ട കറാമ്പൂവ് ഏലക്ക ഇട്ട് അത്പോലെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെക്കണം ഈ വെള്ളം നന്നായി തെളക്കണ സമയത്ത് നമ്മള് കുതിരാൻ വെച്ച അരി നന്നായിട്ട് ഊറ്റിയിട്ട് ഈ വെള്ളത്തിലേക്കിടണം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

ഈ chicken ലേക്കിടണം chicken ലിട്ട് നമ്മള് അതിൻറെ എല്ല full ചോറും chicken ൽ ഇട്ടയ്ന് ശേഷം ചോറിൻറെ മേൽഭാഗത്ത് നമ്മള് കൊർച്ച് മഞ്ഞൾപൊടി ഏർ വെള്ളത്തിൽ കലക്കീട്ട് ഒഴിക്കണം അത് food ൻ ഏർ ചോറിൻറെ colour മാറാൻ വേണ്ടീട്ടാണ് അങ്ങനെ ഒഴിക്കണത്. പിന്നെ അതിൽ കുറച് കുരുമുളക് പൊടി ഇട കുറച്ചു sunflower oil ഉ ഒഴിക്ക. പിന്നെ അത് ഒഴിച്ചതിനു ശേഷം ചോറിന് നന്നായ് കൂട്ടി വെക്കണം മേൽഭാഗം ഒരു കുന്ന് പോലെ ഇരിക്കണം എന്നിട്ട് ഞമ്മളതിലേക്കൊരു പാത്രത്തിൽ കൊർച്ച് charcoal കരി പറയും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 അതില് കൊർച്ച് വ വെ എണ്ണ ഏതെങ്കിലു ഒരു എണ്ണ sunflower oil ഓ അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഏതെങ്കിലു ഒരു എണ്ണ അതിലൊഴിക്ക അപ്പൊ അതിൻറെ ആവി പൊർത്തക്ക് വരും ആ അഹ് ആ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

അഹ് ചോറിൻറെ മേലെ വെച്ചു കൊട്ത്താ മതി ചോറിൻറെ അടപ്പിൻറെ മേലെ വെച് കൊടുക്കുഅ അപ്പൊ ആവി പോവില്ല പിന്നെ അഹ് ഒ ഒരു മണിക്കൂറോ മുക്കാ മണിക്കൂറോ കൈനതിന് ശേഷം നമ്മള് ഈ ചോറു മാങ്ങി നന്നായിട്ട് എളക്കി കൊടുത്താല് കുഴിമന്തി ready ആയിട്ടുണ്ടാവും പിന്നെ അതിലെക്ക് വേണ്ടത് കൊർച്ച് ഏർ കൂട്ടുണ്ട് അതായത് ഒന്ന് mayonnaise ആണ് ഏറ്റും നൽ വേണ്ടത് പ്രധാനപ്പെട്ട കുഴിമന്തില് വേണ്ട സാധനമാണ് mayonnaise അത്പോലെ ketchup നമ്മള് കടയിന്ന് വാങ്ങും വീട്ടിലും ഉണ്ടാക്കും സാധാരണ കടയിന്ന് വാങ്ങാറാണ് അതേപോലെ mayonnaise നമ്മൾ വീട്ടിൽ ഇണ്ടാക്കും അത് ഇണ്ടാക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ഒരു ഹും സാധാരണ ഒരു ന അഞ്ചോ ആറോ ആളില്ലൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കോഴിമുട്ട എടുക്കുക അതിൽക്ക് ആ കോഴിമുട്ടൻറെ വെള്ള മാത്രം എടുത്ത് നമ്മ ചെറിയൊരു jar mixie ഉണ്ടാവുഅല്ലോ അതില് പൊടിക്കണ jar ഉണ്ടാവും ചെറിയ jar അതിൽക്ക് ഈ കോഴി മുട്ടൻറെ വെള്ള ഇടുക അതിന് ശേഷം കുറച്ചുപ്പ് കൊറച്ച് പഞ്ചസാര ഇട്ട് അത്പോലെ അത് കൊറച്ച് വിനാഗിരി കൊറ ഏർ കൊറച്ച് മതി വിനാഗിരിയും കൂട ഒഴിച്ചിട്ട് നന്നായിട്ട് mix എയ്യുഅ